ലിബ്രിയോഫീസ് Impressൽ ഒരു പ്രസന്റേഷൻ ഡോക്യുമെന്റ് സൃഷ്ടിക്കുന്നതും ബേസിക്ക് formattingനെയും കുറിച്ചുള്ള സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് ഇംപ്രസ് വിൻഡോയുടെ ഭാഗങ്ങൾ സ്ലൈഡ്സ് ഇൻസെർട്ട് ചെയ്യുകയും കോപ്പി ചെയ്യുകയും ചെയ്യുന്നത് fontകളും അവ ഫോർമാറ്റ് ചെയ്യുന്നതും
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് 1004 ലിബ്രിയോഫീസ് സ്യൂട്ട് വെർഷൻ 334
കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ സൃഷ്ടിച്ച നമ്മുടെ പ്രസന്റേഷൻ സാംപിൾ ഇംപ്രസ് തുറക്കാം
സ്ക്രീനിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം
മദ്ധ്യ ഭാഗം വർക്ക്സ്പേസ് ഇതാണ് നമ്മുടെ പ്രവർത്തന മേഖല
Workspaceന് വ്യൂ ബട്ടൺസ് എന്ന അഞ്ച് ടാബുകളുണ്ട്
നിലവിൽ നോർമൽ ടാബ് തിരഞ്ഞെടുത്തിട്ടുണ്ട്
സ്ലൈഡുകൾ സൃഷ്ടിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട വ്യൂ ഇതാണ്
ഔട്ട്ലൈൻ വ്യൂ ഓരോ സ്ലൈഡിലേയും titleകളും numeredഉം bulletedഉം ആയ ലിസ്റ്റുകളും ഓരോ ഔട്ട്ലൈൻ ഫോർമാറ്റിൽ കാണിക്കുന്നു
നോട്ട്സ് വ്യൂ നിങ്ങളെ ഓരോ സ്ലൈഡിനേയും കുറിച്ചുള്ള കുറിപ്പുകൾ ചേർക്കുന്നതിന് സഹായിക്കുന്നു
അവ പ്രസന്റേഷൻ സമയത്ത് കാണിക്കുകയില്ല
ഹാൻഡൌട്ട് വ്യൂ ഒരു handoutനായി സ്ലൈഡുകൾ പ്രിന്റ് ചെയ്യാൻ അനുവധിക്കുന്നു
ഇവിടെ നമുക്ക് ഓരോ പേജിലും പ്രിന്റ് ചെയ്യേണ്ട സ്ലൈഡുകളുടെ എണ്ണം തിരഞ്ഞെടുക്കാം
സ്ലൈഡ് സോർട്ടർ വ്യൂ എല്ലാ സ്ലൈഡുകളെയും ചെറുതാക്കി കാണിക്കുന്നു
വീണ്ടും നോർമൽ വ്യൂ ക്ലിക്ക് ചെയ്യാം
സ്ക്രീനിന്റെ ഇടത് വശത്ത് സ്ലൈഡ്സ് പാനെ കാണാം
ഇത് presentationലെ സ്ലൈഡുകളുടെ തംബ്നെയിൽസ് കാണിക്കുന്നു
വലത് വശത്ത് 5 സെക്ഷൻസ് ഉള്ള ഒരു ടാസ്ക്സ് പാനെ ഉണ്ട്
ലേയൂട്ട്സ് സെക്ഷനിൽ pre പാക്കേജ്ഡ് ലേയൂട്ട്സ് കാണാം
ഇവ നേരിട്ടോ അല്ലെങ്കിൽ ആവശ്യാനുസരണം പരിഷ്കരിച്ചോ ഉപയോഗിക്കാവുന്നതാണ്
ഓരോ സെക്ഷനും വിശധമായി ഈ ട്യൂട്ടോറിയൽ സീരീസ് പുരോഗമിക്കുമ്പോൾ മനസിലാക്കുന്നതാണ്
ഇപ്പോൾ ഒരു സ്ലൈഡ് ഇൻസെർട്ട് ചെയ്യുന്നതെങ്ങനെ എന്ന് പഠിക്കാം
സ്ലൈഡ്സ് paneൽ നിന്ന് രണ്ടാമത്തെ സ്ലൈഡ് അതിൽ ക്ലിക്ക് ചെയ്ത് തിരഞ്ഞെടുക്കുക
ഇൻസെർട്ട് എന്നിട്ട് സ്ലൈഡ് ക്ലിക്ക് ചെയ്യുക
രണ്ടാമത്തെ സ്ലൈഡിന് ശേഷം പുതിയൊരു ഒഴിഞ്ഞ സ്ലൈഡ് ചേർക്കപ്പെട്ടതായി കാണാം
സ്ലൈഡിന് ഓരോ ടൈറ്റിൽ ചേർക്കുന്നതിനായി ക്ലിക്ക് ടോ അഡ് ടൈറ്റിൽ എന്ന ടെക്സ്റ്റ് ബാറിൽ ക്ലിക്ക് ചെയ്യുക
ഷോർട്ട് ടെർമ് സ്ട്രാട്ടജി എന്ന് ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റ് ബോക്സിന് പുറത്ത് ക്ലിക്ക് ചെയുക
ഇങ്ങനെ ടൈറ്റിൽ ചേർക്കാവുന്നതാണ്
ഒരു സ്ലൈഡിന്റെ കോപ്പി ഉണ്ടാക്കുവാൻ രണ്ട് മാർഗങ്ങളുണ്ട്
ആദ്യത്തേത് ഇൻസെർട്ട് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് കൊടുക്കുക
മുൻപത്തെ സ്റ്റെപ്പിൽ സൃഷ്ടിച്ച സ്ലൈഡിന് ശേഷം അതേ പോലുള്ള ഒരു സ്ലൈഡ് കൂടി ചേർക്കപ്പെട്ടതായി കാണാം
രണ്ടാമത്തേത് വർക്ക്സ്പേസ് paneലെ സ്ലൈഡ് സോർട്ടർ ടാബിൽ ക്ലിക്ക് ചെയ്ത് സ്ലൈഡ് സോർട്ടർ viewലേക്ക് പോകുക
ഏഴാമത്തെ സ്ലൈഡ് കോപ്പി ചെയ്യുന്നതിനായി അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോണ്ടെക്സ്റ്റ് മെനുവിൽ നിന്ന് കോപ്പി തിരഞ്ഞെടുക്കുക
അവസാന സ്ലൈഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പാസ്തെ ക്ലിക്ക് ചെയ്യുക
ആഫ്ടർ തിരഞ്ഞെടുത്ത് ഒക് ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ നിങ്ങൾ presentationന്റെ അവസാന ഭാഗത്ത് ഒരു സ്ലൈഡ് കോപ്പി ചെയ്തു
ഇപ്പോൾ fontsഉം അവ ഫോർമാറ്റ് ചെയ്യുന്ന മാർഗങ്ങളും നോക്കാം
ലോങ് ടെർമ് ഗോൾ എന്ന സ്ലൈഡ് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തിരഞ്ഞെടുക്കുക
ബോഡി ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് എല്ലാ ടെക്സ്റ്റും സിലക്റ്റ് ചെയ്യുക
എന്നിട്ട് ഡിലീറ്റ് ചെയ്യുക
താഴെ പറയുന്നവ ടൈപ്പ് ചെയ്യുക റിഡ്യൂസ് കോസ്റ്റ് റിഡ്യൂസ് ഡിപെൻഡൻസ് ഓൺ ഫ്യൂ വെൻഡോർസ് ഡെവലപ്പ് കസ്റ്റമൈസ്ഡ് അപ്ലിക്കേഷൻസ്
ഫോണ്ട് typeഉം ഫോണ്ട് sizeഉം മാറ്റുന്നത് ലിബ്രെ ഓഫീസ് വ്രൈട്ടർ documentsലേത് പോലെ തന്നെയാണ്
ഒരു വരി ടെക്സ്റ്റ് തിരഞ്ഞെടുക്കുക
ടെക്സ്റ്റ് ഫോർമാറ്റ് ടൂൾ ബാറിൽ ആൽബനി ഫോണ്ട് ടൈപ്പ് ഏറിയൽ ബ്ലാക്ക് ആയി മാറ്റുക
32 എന്ന ഫോണ്ട് സൈസ് 40 ആക്കി മാറ്റുക
ടെക്സ്റ്റ് ബോക്സിന് പുറത്ത് ക്ലിക്ക് ചെയ്യുക
Fontലെ മാറ്റം ശ്രദ്ധിക്കുക
fontമാറ്റുന്നതിനായി മെയിൻ മെനുവിലെ Formatഉം എന്നിട്ട് ക്യാരക്ടർ ഓപ്ഷനും ഉപയോഗിക്കാവുന്നതാണ്
ഇത് നമ്മുടെ ആവശ്യാനുസരണം ഫോണ്ട് സ്റ്റൈൽ സൈസ് എന്നിവ സെറ്റ് ചെയ്യാവുന്ന ഒരു ഡയലോഗ് ബോക്സ് തുറക്കുന്നു
ഈ ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യാം
fontന്റെ നിറം മാറ്റാൻ ഡെവലപ്പ്മെന്റ് അപ്പ് ടോ പ്രസന്റ് എന്ന സ്ലൈഡ് തിരഞ്ഞെടുക്കുക
ബോഡി ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് എല്ലാ ടെക്സ്റ്റും സിലകറ്റ് ചെയ്യുക
ഫോണ്ട് കളർ ഐക്കണിന് അടുത്തുള്ള ഡൌൺവാർഡ് അറോ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം തിരഞ്ഞെടുക്കുക
ടെക്സ്റ്റ് ബോക്സിന് പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക
നിറത്തിൽ വരുന്ന വ്യത്യാസം ശ്രദ്ധിക്കുക
ബോൾഡ് ഇറ്റാലിക്സ് അണ്ടർലൈൻ എന്നിവയുടെ ഫോർമാറ്റിങ് ലിബ്രിയോഫീസ് വ്രൈട്ടർ documentsലേത് പോലെയാണ്
റികമെൻഡേഷൻസ് എന്ന സ്ലൈഡ് തിരഞ്ഞെടുക്കുക
ബോഡി ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റിന്റെ ഒരു വരി തിരഞ്ഞെടുക്കുക
ബോൾഡ് ഇറ്റാലിക്സ് അണ്ടർലൈൻ ഐക്കണുകൾ ക്ലിക്ക് ചെയ്യുക
ടെക്സ്റ്റ് ബോക്സിന് പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക
ടെക്സ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഇംപ്രസ് വിൻഡോയുടെ ഭാഗങ്ങൾ സ്ലൈഡ്സ് ഇൻസെർട്ട് ചെയ്യുന്നതും കോപ്പി ചെയ്യുന്നതും fontകളും അവ ഫോർമാറ്റ് ചെയ്യുന്നതും
അസൈൻമെന്റ് ഒരു പുതിയ പ്രസന്റേഷൻ തയ്യാറാക്കുക
മൂന്നാമത്തേയും നാലാമത്തേയും സ്ലൈഡുകൾക്ക് ഇടയിലായി ഒരു സ്ലൈഡ് ഇൻസെർട്ട് ചെയ്യുക
presentationന്റെ അവസാനം നാലാമത്തെ സ്ലൈഡിന്റെ ഒരു കോപ്പി സൃഷ്ടിക്കുക
രണ്ടാമത്തെ സ്ലൈഡിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് സൃഷ്ടിച്ച് അതിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക
ഫോണ്ട് സൈസ് 32 ആക്കുക
ടെക്സ്റ്റ് ബോൾഡ് ഇറ്റാലിക് അണ്ടർലൈൻഡ് ബ്ലൂ കളർ എന്നിങ്ങനെ മാറ്റുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്